ഫറ, നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഫറക്ക് എന്താണ് അഭിപ്രായം? മറ്റു നാടുകൾ, മറ്റ് രാജ്യങ്ങളേം സംസ്ഥാനങ്ങളേയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലും കേരളത്തിലും ഉള്ള വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് എന്താണ് അഭിപ്രായം?

പക്ഷെങ്കിൽ അല്ലാതെ നമ്മുടെ സർവ്വകലാശാലകൾ നോക്കുവാണെങ്കിൽ ആഹ് നമ്മൾ വളരെയധികം പിന്നോട്ടാണ്. കാരണം വിദ്യാലയങ്ങളിൽ പിന്നെയും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിന്റെ സബ്ജക്ട്സ്, സിലബസ് മാറ്റാനുള്ള ഇത്തിരിയെങ്കിലും ഒരു ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സർവ്വകലാശാലകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാലം മാറുന്നു, കാര്യങ്ങൾ മാറുന്നു ഇതിനൊത്ത് സർവകലാശാലകൾ തീരെ ഒത്തുചേർന്നു പോകുന്നില്ല.

കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെവെച്ച് നോക്കിയാൽ ഇന്ത്യയിലെ പല സംസ്ഥനങ്ങളിലും കണ്ടു വരുന്നേനേക്കാട്ടിം കൊറേ കൂടി പുരോഗനം ഉണ്ടെന്നായിരിക്കും എൻ്റെ അഭിപ്രായം കാരണം നമ്മള് നോർത്ത് ഇന്ത്യയിലേക് പോയാൽ ഒരുപാട് ഒരുപാട് പ്രാകൃത രീതിയിൽ നമ്മളെയൊക്കെ വിശ്വസിക്കാൻ പറ്റി, ഇന്ന് ഈ കാലഘട്ടത്തിലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലത്തെ വിദ്യാഭ്യാസ രീതികളൂം വിദ്യാലയങ്ങളും അവരുടെ അവസ്ഥയൊക്കെ ആണ്. എന്നാലും നമ്മൾ നമ്മുടെ താഴോട്ടല്ലല്ലോ നോക്കുന്നത്. നമ്മൾ നമ്മളീന്ന് ഉയർന്നല്ലേ നോക്കേണ്ടത്. എന്നാലും നമ്മൾ ഒരുപാട് ഒരുപാട് ഒരുപാട് പിറ, പിറകോട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല കേരളത്തിന്

സാക്ഷരത കൊണ്ട് നമുക്ക് എഴുതാനോ വായിക്കാനോ പറ്റും. പക്ഷെ വിദ്യാഭ്യാസോന്ന് വെച്ചാ ഒരു മനുഷ്യൻ്റെ ഇഹ് മനസ്സിനെ, അവരുടെ ബുദ്ധിയെ, അവരുടെ ചിന്താഗതിയെ ഒക്കെ മുന്നോട്ട് നയിക്കേണ്ട ഒന്നാണ്. അത് കേരളത്തിന് ഇപ്പൊഴും നൂറ് ശതമാനം ആയിട്ടും എത്തീട്ടില്ല എന്നെ ഞാൻ പറയു. എൻറെ ഒരു അഭിപ്രായത്തിൽ കേരളം അങ്ങനെ വച്ചു നോക്കുകയാണെങ്കിൽ കേരളം സാക്ഷരതയിൽ മുന്നോട്ട് ആണെങ്കിലും വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് ആയിരിക്കും എന്തെന്നുവെച്ചാൽ ഇപ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരെ കല്യാണം കഴിച്ച് കുട്ടികൾ കുട്ടികളെ ഡോക്ടർമാർ ആക്കുക, ഇപ്പോൾ അതിപ്പോൾ നമ്മുടെ നിയമം ഇതിൽ ആയിക്കോട്ടെ ലോയേഴ്സ്, ജഡ്ജിമാര്

കഴിവുകൾ പുറത്തെടുക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ ഇപ്പോഴുള്ള ഒരു പറച്ചിലാണ് നീ ഇത് എടുത്തിട്ട് വേണേൽ അത് ചെയ്തോളൂ. ആദ്യം നമുക്ക് ഡോക്ടറാകാം എന്നിട്ട് വേണമെങ്കിൽ നീ നിൻറെ ഇത് ഫോളോ ചെയ്തോളൂ. അങ്ങനെയുള്ള ഒരു പറച്ചിൽ ആണ് ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ ആ ഒരു ഇതിൽ നിന്നും വരുന്നത്.

അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം ഒരു ഡോക്ടറോ ലോയറോ എൻജിനീയറോ ആയിട്ടേ നമുക്ക് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള, ആഗ്രഹം ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു സാമൂഹികം ആയിട്ടുള്ള ഒരു ചിന്താരീതി അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാര്. അങ്ങനെയിരിക്കെ തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസത്തിൻറെ കാര്യത്തിൽ പുറകോട്ട് തന്നെയാണ്. പിന്നെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻറെ കാര്യം, നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് 14 വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ വിദ്യാഭ്യാസ കൊടുക്കണമെന്നാണ്. കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവരും പത്താം ക്ലാസ് പാസ് ഉള്ളവരാണ്. പക്ഷേ ഭാരതത്തിൽ അത് നമ്മ, ആഹ്, മാളവിക പറഞ്ഞതുപോലെ നോർത്തിന്ത്യയിൽ വളരെ മോശമായ അവസ്ഥയാണ്. എന്തുകൊണ്ട് എന്നുവച്ചാൽ ഈ കുട്ടികളെ പണിക്ക് വിടുക വിദ്യാഭ്യാസത്തിൽ കൂടുതൽ മാതാപിതാക്കൾക്ക് ആ ഒരു ഇതാണ് കണ്ടുവരുന്നത്. പക്ഷേ എൻറെ ഒരു നിയമ പഠനത്തിൻറെ ഭാഗമായി എനിക്ക് വയനാട് ഗവി എന്നുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കപ്പെടുന്നവരെ സെർവ് ചെയ്യാനായിരുന്നു അന്ന് ഞാൻ പോയിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ കേരളത്തിൽ ഇരുന്ന്, ഇവിടെ ഇരുന്നു പറയും ബീഹാർ, ബീഹാർ ഒക്കെയാണ് പക്ഷേ സത്യമായിട്ടും അന്ന് വയനാട്ടിലെ ഗവി, ആ ഒരു മേഖലയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ തന്നെ അവസ്ഥയുണ്ട് ഇവിടെ കേരളത്തിൽ. നമ്മൾ, തീർച്ചയായിട്ടും കുറവാണ്, എന്നാലും ഇത് ഇവിടെ നടക്കുന്നില്ല എന്ന് പറയാനും പറ്റത്തില്ല. ങ്ഹാ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാടിൻറെയും അവസ്ഥ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പൂർണ്ണ സാക്ഷരത എത്തിയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടെ കണ്ടിടത്തോളം കാലം, എഴുതാനും വായിക്കാനും അറിയാം ആളുകൾക്ക് പറഞ്ഞതുപോലെ പക്ഷേ അവരുടെ ജീവിത രീതികൾ, ശൈലികൾ, അതിൽ ഒരു വ്യത്യാസവുമില്ല. പണ്ടത്തെ അതേ, കുട്ടികളെ നോക്കുന്ന രീതിയോ മനസ്സിലാക്കുന്ന രീതിയോ ഒന്നും മാറിയിട്ടില്ല ഇവിടെ. തീർച്ചയായും. നമ്മൾക്ക് കാലത്തിനൊപ്പം മാറുക എന്നുള്ളത് നമ്മളെ വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്നില്ല. കുട്ടികളെ നമ്മളുടെ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ എന്ന്, ഉണ്ടെന്ന് വിദ്യാലയങ്ങൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ മതം, വിദ്യാലയങ്ങളിൽ മത പഠനം പാടില്ല, അത് തീർച്ചയായും ഒഴിവാക്കണം എന്ന് ഉള്ളൊരു അഭിപ്രായം ഉള്ള ഒരു ആളാണ് ഞാൻ. കാരണം ഈ പള്ളികളിലും അമ്പലങ്ങളിലും മതനം, മത, മതപഠനം നടത്തിക്കോട്ടെ അതിലൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷെ, വിദ്യാലയങ്ങൾ, നവ, നമ്മൾ ഒരു കുട്ടി ജനിച്ച് ഏതൊക്കെ അച്ഛനമ്മമാർക്കാണ് ജനിച്ച് വീഴുന്നെ, ആ അച്ഛനമ്മമാർ അവരവരുടെ മതങ്ങൾ ആ കുട്ടിക്ക് നൽകും. അത് ആ കുട്ടീടെ കൺസെൻറ് ചോദിച്ചിട്ടൊന്നും അല്ല. ഇതങ്ങനെയാണ്. നീ നീയിങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടി വലു വലുതാകുമ്പൊ ഈ അച്ഛനമ്മമാർ ഈ മതത്തെ എങ്ങിനെ കാണുന്നൊ എങ്ങിനെയായിരിക്കും ഈ കുട്ടിയും കാണുക. അച്ഛനമ്മമാർ ഈ മതത്തെ അമിത പ്രാന്തായിട്ട് സ്വീകരിക്കുകയും

പല അധികം മത മതങ്ങളുണ്ട്. അതുമാത്രമല്ല, ഈ മതങ്ങൾക്കുപരി മതം ഇല്ലാത്തവരുമുണ്ട്. അവരും നന്മയുള്ളവരാണ് എന്നുള്ളതൊക്കെ കുട്ടികളെ ഒന്ന് വേറിട്ട്, ഒരു സത്യം പറഞ്ഞാൽ ഒരു ന്യുട്രൽ ഗ്രൗണ്ട് ആയിരിക്കണം വിദ്യാലയങ്ങൾ. ഞാ അപ്പോം അങ്ങിനെ വിദ്യാലയങ്ങൾ ആവുമ്പൊൾ സെക്സ് എഡ്യൂക്കേഷൻ ഈ ലിംഗം ലിംഗബോധവൽക്കരണം എന്ന് വെച്ചാൽ ഇപ്പോ ആണും പെണ്ണും മാത്രമല്ല, എല്ലാ ലിംഗങ്ങളേം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം അതുമാത്രമല്ല ഈ സാമൂഹികമായിട്ടുള്ള പല പല വിഷയങ്ങളും ഈ മതത്തെ മാറ്റി നിർത്തി കുട്ടികളെ പഠിപ്പിക്ക്. അപ്പൊ അവർക്ക് അതിനെ അതിൻ്റെ ശെരി തെറ്റ് ഒക്കെ കൊറേക്കൂടെ നല്ല രീതിയിൽ അളക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണോങ്കി ഒരു ക്രിസ്ത്യൻ സ്കൂളിലോ ഒരു ഇസ്ലാം സ്കൂളിലോ പറ്റത്തില്ല. കാരണം അവരുടെ മതം ഇതിനെതിരാണ്. അപ്പൊ കുട്ടികൾക്ക് ഇത് എതിരാണ് എന്നത് മാത്രം അല്ലാതെ ഇതിനെ ഒരു മതത്തിൻ്റെ ഒരു ഒരു ഇൻഫ്ലുവെൻസ്, ഒരു ഇൻഫ്ലുവെൻസ് ഇല്ലാതെ കുട്ടിക്ക് ഇത് നോക്കാൻ പറ്റുന്നില്ല അപ്പൊ കുട്ടികൾ മതം ഇല്ലാതെ അവരും ജീവിക്കുന്നില്ല. അവരും വീണ്ടും പഴയ രീതിയിൽ അവരുടെ അച്ഛനമ്മമാരുടെ രീതിയിൽ ആണ് ചിന്തിക്കുന്നത്. മതം മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ മതം ഇല്ലാത്തെ ചിന്തിക്കാൻ ഉണ്ട്. എല്ലാം മതത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുന്ന കുട്ടികളെ, അല്ലെങ്കിൽ അങ്ങിനെ കാണുന്ന ഒരു ഭാവിയെ നമുക്ക് വേണ്ട. ആ പറഞ്ഞതിൽ വളരെയധികം സത്യം ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ആയിക്കോട്ടെ അവർക്കൊക്കെ അവരുടെ കുട്ടികളെന്നു പറഞ്ഞാൽ അവരുടെ സ്വന്തം, ഒരു അങ്ങനെയുള്ള പ്രോപ്പർട്ടി എന്ന രീതിയാണ് അവർക്ക് കുട്ടികളെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവരുടേതായി ട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെന്നോ, അവരുടേതായി ട്ടുള്ള ചിന്തകളുള്ള, വേറൊരു വേറിട്ടൊരു മനുഷ്യനാണെന്ന് മനുഷ്യനായി ജീവിക്കാനുള്ളത് ആണെന്നൊരു ബോധം, ബോധ്യം ഇല്ലാത്തവരാണ് നമ്മുടെ മാതാപിതാക്കളുടെ ജനറേഷനിൽ വന്ന ആൾക്കാർ എന്നാണ് എൻറെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ അവർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് തന്നെ അവരുടെ കുട്ടി ശരി എന്ന് വിചാരിക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരു ബോധം, ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മതപഠനം വളരെ ഫോഴ്സ്‍ഫുള്ളി ഇവിടെ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സൈക്കോളജി പ്രകാരം ഒൻപത് വയസ്സുവരെയാണ് ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതൽ ഇംപ്രഷനബിൾ ഏജ് എന്ന് വിളിക്കുന്നത്. സൈക്കോളജി വിളിക്കുന്ന ഒരു ഏജ് ആണ്. അപ്പോൾ ആ സമയത്ത്, ആ സമയത്ത് തന്നെ ഈ മതം നീ ഇതാണ്, അവൾ അതാണ്, നമ്മൾ ഇങ്ങനെയാണ്, അവർ അങ്ങനെയാണ്, ഇത് ശരിയല്ല, അവരു ചെയ്യുന്നത് ശരിയല്ല, അതിനുവേണ്ടി അവർ നരകത്തിൽ പോകും എന്നൊക്കെയുള്ള ഓരോ ചിന്തകൾ കുട്ടികളിൽ ഉണ്ടാക്കി അവരുടെ ഉള്ളിൽ ഒരു പേടി സൃഷ്ടിച്ചാണ് മാതാപിതാക്കൾ അവരെ കണ്ട്രോൾ ചെയ്യാൻ നോക്കുന്നത്. ആ ഒരു ശൈലിയും രീതിയുമാണ് തുടർന്നു പോരുന്നതും. എൻ, നമ്മുടെ അഭിപ്രായത്തിൽ, ഇപ്പോൾ നമ്മളെ പോലെ രണ്ടുപേർ രണ്ടുപേർ ചിലപ്പോൾ അല്ല എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ എനിക്ക് ഇതിൽ പറയാൻ വിഷമമുണ്ട് പക്ഷേ നമ്മുടെ തന്നെ വയസ്സുള്ളവർക്ക് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്താൽ പോകാൻ താല്പര്യം ഉള്ള കുറേ കുറെ പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്.

പക്ഷേ അത്രയും ആഴത്തിൽ ആണ് അവരുടെ മാതാപിതാക്കൾ മതം അവരുടെ ഉള്ളിലോട്ടേക്ക് കുത്തി വെച്ചേക്കുന്നത് എന്നുള്ള ഒരു സത്യം ആണ് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെയതെ, തീർച്ചയായും. വേറെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇൻ ഇന്ത്യ പോലത്തുള്ളൊരു ദരിദ്രരുടെ ഒരു നാട്ടിൽ ഏറ്റവും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏത് ഏത് മേഖല എടുത്ത് നോക്കിയാലും കസ്റ്റമൈസേഷൻ. നമ്മൾടെ ഇവിടെ വിദ്യാലയങ്ങളില് കുട്ടികൾക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് എട്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അവരവരുടെ കഴിവുകളും താല്പര്യങ്ങളും അനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടിക്കില്ല. കുട്ടിയെ ആണെകിൽ സ്കൂൾ അവരുടെ വിദ്യാലയം ഇന്ന ഇന്ന വിഷയങ്ങളെ കൊടുക്കത്തൊള്ളൂ, ഇന്ന വിഷയം എടുത്താമതി. അല്ലെങ്കി രണ്ട് രണ്ട് രണ്ട് വെത്യസ്തമായിട്ടുള്ള സ്ട്രീമുകളിൽ, രണ്ട് വിഷയം രണ്ട് വിഷയങ്ങളെടുത്ത് പഠിക്കാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഇല്ല. ഇവിടെ ഇവിടെയാണെങ്കിൽ ഒന്നുകിൽ സയൻസ് പോവാ അല്ലെങ്കിൽ കൊമേഴ്‌സ് പോവാ. പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളെ ആയിരിക്കും കൊമേഴ്‌സിലോട്ട് വിടുന്നത്.

എന്നാൽ നമ്മൾടെ സ്കൂളുകളിൽ കാണുന്നതെന്നുവെച്ചാൽ സയൻസിന് മാർക്കില്ല, മൊത്തത്തില് മാർക്കില്ല, കൊമേഴ്സിൽ പോ. അങ്ങിനത്തെ ഒരു തെറ്റായ രീതിയിൽത്തുള്ളൊരു ചിന്താഗതി, ഇചിന്താഗതിയാണ്. കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യം വേണം. അതുപോലെ വിഷയങ്ങളുടെ എണ്ണങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതിൽ ചോയ്‌സസ് കൂടണം. നമുക്ക് ആർട്സ് ഉണ്ട്. ആർട്സിൽ തന്നെ പെയിന്റിങ്, ചിത്രരചന, അതുപോലെ കാലിഗ്രാഫി, അതന്നെ ഒരു ഒരു ഇത്, പിന്നെ ക്രാഫ്റ്റ്, പിന്നാണെങ്കി സ്പോർട്സ് ഇതെല്ലാം വിഷയായിട്ട് കൊണ്ടുവരണം. കുട്ടികളെ അവരിലെ അവരിലെ ഏറ്റവും മികച്ചത് അവർ എന്താവാൻ പറ്റുന്നോ അത് അവർക്ക് ആ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു വിഷയത്തിനെ തിരഞ്ഞെടുത്ത് അതിലൊരു കരിയർ ഉണ്ടാകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ പണ്ട് നമ്മൾ കേൾക്കാറുള്ള കഥ പോലെ ഒരു മീനിനെയും ഒരു പക്ഷിയെയും ഒരുപോലെ, നീന്താൻ നോക്കുന്നത് ഒരുപോലെയാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ആ ചോദ്യം. അതിൽ ഒരു കാര്യവുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ കേട്ടുകേട്ട് വരുന്നത് അതുപോലെതന്നെ നമ്മൾ പകർന്നും കൊടുക്കുന്നു എന്നുള്ളത് ആണ് ഒരു സത്യം. അപ്പോൾ നമ്മൾ ആയിട്ട്, നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് ഈ പകർന്നു കൊടുക്കുന്നത് എങ്കിലും നമ്മളെക്കൊണ്ട് നിർത്തിവയ്ക്കാൻ ആകണം. നമുക്കോ കിട്ടിയില്ല എന്ന് വച്ച് ഇനി വരുന്നവർക്ക് എങ്കിലും അതിനുള്ള ഒരു ഇത് സൃഷ്ടിച്ചു കൊടുക്കണം നമ്മൾ. അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സൃഷ്ടിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് ഇത് ആക്കാൻ ഉള്ളത് അതിനിപ്പോൾ അൺലേൺ ജനറേഷനൽ ട്രോമാ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ആഹ്

യുഎസ് എ, യുകെ യിൽ ഒക്കെ അങ്ങനെയൊരു ഇതു വരുന്നുണ്ട്. നമ്മൾ പഠിച്ചത്, പഠിച്ച് വന്നിരിക്കുന്നത്, നമുക്ക് വന്നു കിട്ടിയിരിക്കുന്നത് നമ്മളായിട്ട് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം ഉപയോഗിച്ച്, നമ്മുടെ ചിന്ത ഉപയോഗിച്ചിട്ട് വേണം അത് അല്ല, അത് തെറ്റാണ് എന്ന് നമ്മളായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ഒരു കർത്തവ്യം ആയി മാറിയിരിക്കുന്നു ഇപ്പോൾ. എൻറെ അഭിപ്രായത്തിലും അതുതന്നെയാണ്. അത് നമ്മുടെ കർത്തവ്യമാണ്. നമുക്ക് സ്വന്തമായി ചിന്തിക്കാൻ ബുദ്ധി തന്നിട്ടുണ്ട് ദൈവം. നമ്മളായിട്ട് അത് ചിന്തിച്ചു എടുക്കാനുള്ള ബോധ്യം, എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും

ഇന്നത്തെ സാമൂഹത്തിൽ ഈ പറഞ്ഞ, പണ്ട് ആയിരം വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഈ വരുന്ന സമൂഹത്തിൽ അതിനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അങ്ങനെ അങ്ങനത്തെ കാര്യം ഉള്ള കാര്യങ്ങൾ മാത്രമേ ഇത് ആക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ ഇപ്പോൾ വിദ്യാ, വിദ്യാലയങ്ങൾ തന്നെ തുടങ്ങണം. ഒൻപത് വയസ്സ് വരെയാണ് ഒരു കുട്ടിക്ക് ഏറ്റവും പഠിക്കാൻ പറ്റിയ സമയം. ആ സമയത്ത് എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കണം എന്ന് എങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് പഠിക്കാൻ പറ്റുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഈ ആ പറഞ്ഞതുപോലെ ജപ്പാൻ എന്ന ഒരു കൺട്രി. വളരെ വൃത്തിയുള്ളതും വളരെ ഏറ്റവും നല്ല ആൾക്കാരും നല്ല സ്വഭാവം ഉള്ള ആൾക്കാർ ആയിട്ട് പറയപ്പെടുന്നതും ജപ്പാൻകാരാണ്.

എബിസിഡി വൺ ടൂ ത്രീ പഠിപ്പിക്കുന്നത് അല്ലാതെ, ബാക്കിയൊക്കെ പഠിപ്പിക്കുന്നത് അവരുടെ ക്ലാസ് മുറി വൃത്തിയാക്കാൻ, ജപ്പാനിലെ സ്കൂളുകളിൽ ഒന്നും ഇതിനുവേണ്ടി ആൾക്കാരില്ല. അത് അവരവർ തന്നെ, കുട്ടികൾ തന്നെ വൃത്തിയാക്കും, എല്ലാം വൃത്തിയാക്കും അവരുടെ സാധനങ്ങൾ എടുത്തു വയ്ക്കും. എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത് അതൊക്കെ ഇവരെ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചുനോക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ വിദ്യാലയങ്ങൾ എന്തു പുറകോട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അതെയതെ. അപ്പൊ നമ്മൾടെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. ജപ്പാൻകാർ ഫിഫ കണ്ടിട്ട് അവരുടെ ജപ്പാന് ചരിത്ര വിജയം ഉണ്ടായിട്ടും അവർ അവരുടെ സീറ്റുകൾ എല്ലാം വൃത്തിയാക്കി സമാധാനത്തോടെ ആണ് പോയത്. അത് എല്ലാരും കണ്ട പഠിക്കേണ്ടതുണ്ട്. എന്നുള്ളത് അത് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തീന്ന് അവർക്ക് നൽകി, അവർക്ക് കിട്ടിയിരിക്കുന്ന ഗുണങ്ങളാണ്. അതുപോലെ നമ്മളുടെ രാജ്യവും ഓരോ ദിവസവും പുരോഗമിക്കട്ടെ എന്നതാണ് എൻ്റെയും ആഗ്രഹം. നമുക്ക് ഒരുപക്ഷെ അവിടെ എത്തിച്ചേരാൻ ഉടനെ തന്നെ കഴിഞ്ഞിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് കാണാം, അല്ലെ? അത് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഭാരതത്തിൽ ഇനിയൊരു ഹാർവാർഡ് സ്റ്റാൻഫോർഡ് ലെവൽ സർവകലാശാലകൾ വരുന്നത് അതിനുവേണ്ടി ആൾക്കാർ മാത്രമല്ല ആൾക്കാർ മാത്രമല്ല നമ്മുടെ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിനുവേണ്ടി തുനിഞ്ഞിറങ്ങണം. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞാൽ അത് അവർക്കെന്ത് ലാഭം കിട്ടും എന്നു നോക്കാനാണ്. പക്ഷേ അതുമാറി നമ്മൾ വിദ്യാഭ്യാസത്തിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു സമൂഹമായി മാറണം. എന്തുകൊണ്ടെന്നുവെച്ചാൽ അതിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. അതെ അനു, അതുതന്നെ. വളരേ നല്ല സംഭാഷണം ആയിരുന്നു. ഓക്കെ.